ക്ടർട്ടിൽ ന്റെ ടർട്ടിൽ സ്ക്രിപ്റ്റ് ഗ്രാമർ എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ടർട്ടിൽ scriptന്റെ ഗ്രാമ്മറും if എൽസെ കന്റീഷനും ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ
1204
ഉം ക്ടർട്ടിൽ വെർഷൻ
081 ബെട്ട ഉം നിങ്ങൾക്ക് KTurtleനെ ൽ അടിസ്ഥാന പ്രവൃത്തി പരിചയം ഉണ്ടല്ലോ
ഇല്ലെങ്കിൽ അതിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക ഒരു പുതിയ ക്ടർട്ടിൽ ആപ്ലിക്കേഷൻ തുറക്കാം ഡാഷ് homeക്ലിക്ക് ചെയ്യുക സെർച്ച് ബാറിൽ KTurtleടൈപ്പ് ചെയ്യുക KTurtleഐക്കൺ ക്ലിക്ക് ചെയ്യുക

പ്രിന്റ് commandന്റെ inputsനബേഴ്സും സ്ട്രിംഗസും ആകാം പ്രിന്റ് a b കമാൻഡ്Turtleനെ രണ്ട് അക്കങ്ങൾ കൂട്ടി ക്യാൻവാസിൽ കാണിക്കാൻ നിർദേശിക്കുന്നു കോഡ് slowസ്പീഡിൽ റൺ ചെയ്യാം 2029 എന്ന് ക്യാൻവാസിൽ കാണുന്നു അടുത്തതായി മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർസ് പരിശോദിക്കാം മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർസ് ൽ ഉൾപ്പെടുന്നവ എഡിറ്ററിൽ നിലവിലുള്ള കോഡ് നീക്കം ചെയ്യുന്നു
ക്യാൻവാസ് വൃത്തിയാക്കുവാൻ ക്ലിയർ ടൈപ്പ് ചെയ്ത് runചെയ്യുക ടെക്സ്റ്റ് എഡിറ്റർ ൽ ഒരു പ്രോഗ്രാം കാണാം ഇത് വിശദീകരിക്കാം റിസെറ്റ് കമാൻഡ് Turtleനെ ഡിഫോൾട്ട് പൊസിഷനിൽ കൊണ്ട് വരുന്നു
കാൻവാസൈസ് 200200 ക്യാൻവാസിന്റെ വീതിയും പൊക്കവും 200 pixelആക്കുന്നു വേരിയബിൾ add ൽ 11 നല്കുന്നു വേരിയബിൾ subtract ൽ 20 5 നല്കുന്നു വേരിയബിൾ multiplyൽ 15 2 നല്കുന്നു വേരിയബിൾ divide ൽ 3030 നല്കുന്നു ഗോ 1010 Turtle ന് ക്യാൻവാസിന്റെ ഇടത് നിന്നും മുകളിൽ നിന്നും 10 പിക്സൽ മാറിയുള്ള പൊസിഷൻ സ്വീകരിക്കാൻ നിർദേശിക്കുന്നു
പ്രിന്റ് കമാന്റ് വേരിയബിളിനെ ക്യാൻവാസിൽ കാണിക്കുന്നു ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്ന് കോഡ് കോപ്പി ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ വയ്ക്കുക
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് ക്ടർട്ടിൽ എഡിറ്ററിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ട് ട്യൂട്ടോറിയൽ തുടരുക

മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ comparisonഓപ്പറേറ്റർസിൽ സ്ട്രിംഗ്സ് ഉപയോഗിക്കാൻ കഴിയില്ല Stringsചുവപ്പ് നിറത്തിൽ ഹൈലൈറ്റ് ചെയ്യുന്നു
ക്ടർട്ടിൽ ഡബിൾ quotesൽ ഉള്ള ലൈനിനെ stringആയി കരുതുന്നു
എഡിറ്ററിൽ നിലവിലുള്ള കോഡ് നീക്കം ചെയ്യുന്നു ക്യാൻവാസ് വൃത്തിയാക്കുവാൻclear ടൈപ്പ് ചെയ്ത് runചെയ്യുക ബോളിയൻ valuesനെ കുറിച്ച് വിശദികരിക്കാം രണ്ട് ബോളിയൻ വാല്യൂസ് മാത്രമേയുള്ളൂ ട്രൂ ഫാൽസെ
ഉദാഹരണമായി ഈ കോഡ് ടൈപ്പ് ചെയ്യാം
answer 75 പ്രിന്റ് answer വേരിയബിൾ answerൽ ബോളിയൻ വാല്യൂ ആയ ഫാൽസീസൈൻ ചെയ്യുന്നു
എന്തെന്നാൽ 75 നെക്കാൾ വലുതാണ് കോഡ് റൺ ചെയ്യാം ടർട്ടിൽ ക്യാൻവാസിൽ ബോളിയൻ വാല്യൂ ആയfalse കാണിക്കുന്നു
അടുത്തതായി if എൽസെ കൺഡീഷനെ കുറിച്ച് പഠിക്കാം ബോളിയൻ വാല്യൂ ട്രൂ ആകുമ്പോൾ ifകൺഡീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു ഐഎഫ് conditionഫാൾസ് ആകുമ്പോൾ എൽസെ കൺഡീഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു എഡിറ്ററിൽ നിലവിലുള്ള കോഡ് നീക്കം ചെയ്യുന്നു ക്യാൻവാസ് വൃത്തിയാക്കുവാൻ ക്ലിയർ ടൈപ്പ് ചെയ്ത് runചെയ്യുക ടെക്സ്റ്റ് ഫയലിലെ മറ്റൊരു കോഡ് നോക്കാം ഈ കോഡ് 456 numbersതാരതമ്യം ചെയ്ത് ഭലം ക്യാൻവാസിൽ കാണിക്കുന്നു textഎഡിറ്ററിൽ നിന്ന് ഈ കോഡ് കോപ്പി ചെയ്ത് KTurtleഎഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുന്നു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

ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorg ൽ ബന്ധപ്പെടുക
സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റ്ന്റെ ഭാഗമാണ്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
ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻIIT Bombayഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി